ഇനിയും വേറെയൊരു വിഷയുമായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരു അതുവരെ നിങ്ങൾ കാത്തിരിക്കുക ഞാൻ ഇതുവരെ നിർത്തുന്നു നന്ദി നമസ്ക്കാരം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

സുഖം ആണോ? ആ സുഖം ആയിട്ട് ഇരിക്കുന്നു. നെനക്കോ? എനിക്കും സുഖമാണ്, എന്താണ് പരിപാടി?

ആഹ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാട്ട് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നീ എന്താ ചെയ്യന്നേ? ഞാന് വെറുതെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് വല്യ പരിപാടിയൊന്നൂല്ല. ഞാനിപ്പോ എണ്ണീറ്റിട്ടേ ഉള്ളൂ. പിന്നെ വീട്ടിൽ എന്ത് ഒക്കെ എല്ലാവർക്കും സുഖമാണോ? ആഹ് എല്ലാവരും സ്വഖമായിട്ട് ഇരിക്കുന്നു. അവരിങ്ങനെ ഓരോ പണിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയതാ. നിന്‍റെ അവിടെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടോ? അതോ പുറത്തുപോയതാണോ? എന്‍റെ എല്ലാരും വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ?

വെറുതെ വിളിച്ചതാണോ? അതോ എന്തെങ്കിലും കാര്യായിട്ട് പറയാൻ വേണ്ടി വിളിച്ചതാണോ?

എന്താണ് വെച്ചാലേ നമ്മള് ഈ ഒഴിവു സമയങ്ങളിലെ ഈ ചെലവഴിക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. ഓ അത് വളരെ നല്ലൊരു വിഷയാണ്. അപ്പോൾ നിന്‍റെ അഭിപ്രായം എന്താണ്? എനിക്ക് എന്‍റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാന് ഒഴിവു സമയങ്ങൾ കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇന്ന കാര്യം ചെയ്യുന്നില്ല ഞാൻ എന്‍റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പാട്ട് കേൾക്കാറുണ്ട്. സിനിമ കാണാറുണ്ട്. വെറുതെ നടക്കാൻ പോകാറുണ്ട്.

എന്‍റെ കാര്യം എന്ന് വച്ചാല് ഇങ്ങനെ ഓരോ പാട്ടും, ഇങ്ങനെ സിനിമയും, ഗെയിമും ഒക്കെ കുറെ കുറെ കളിക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ സിനിമ കാണാറാണ് പതിവ്. ഈ സിനിമാന്നു പറയുമ്പോൾ അത് മലയാള സിനിമയാണോ കാണല് അതോ മറ്റ് അന്യഭാഷ സിനിമകൾ കാണാറുണ്ടോ? കൂടുതൽ ഞാൻ കാണാറുള്ളത് ഇംഗ്ലിഷ് സിനിമയാണ്. എനിക്ക് കൂടുതലും ഇംഗ്ലീഷ് സിനിമയോടാണ് താല്പര്യം. നിനക്ക് എങ്ങനെയാ? ഞാൻ എന്‍റെ കാര്യം നേരെ തിരിച്ചാ. എനിക്ക് കൊറച്ചൂടെ മലയാള സിനിമയോടെക്കെയാണ് താല്പര്യ കൂടുതല്.

ആഹ് മലയാള സിനിമ പറയുമ്പോ നമുക്ക് കൊറച്ചും കൂടെ എന്താ നമുക്ക് കൊറച്ചുകൂടെ ആഹ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകൾ ആയിട്ടാണ് എനിക്ക് കുറച്ചു കൂടെ തോന്നുന്നത്.

നീയെങ്ങനെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ ഒഴിവുസമയം കിട്ടുമ്പോ? പാട്ടൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പതിവില്ല. എടയ്ക്ക് എങ്ങനെ ഈ എക്സാമിന്‍റെ സമയത്തോ അങ്ങനെ വേറെ ഒഴിവുസമയങ്ങളിൽ മാത്രം ഞാന്‍ അങ്ങനെ പാട്ടു കേൾക്കാറുള്ളൂ. അങ്ങനെ പതിവായിട്ട് അല്ലെങ്കില് ദിവസവും അങ്ങനെ കൂടുതലും ഞാൻ പാട്ട് കേക്കാറില്ല. ഈ കേക്കുന്നതും, ആ കേക്കുന്നതും ഇംഗ്ലീഷ് പാട്ടുകൾ തന്നെയാണോ അതോ മലയാളം ഹിന്ദി അങ്ങനെ വേറെ കേക്കാറുണ്ടോ? പാട്ടുകളിൽ കൂടുതൽ ഞാൻ കേക്കാറുള്ളത് ഇംഗ്ലീഷ് സിനിമയാണ്. ഇംഗ്ലീഷ് സിനിമയിൽ ഉള്ള പാട്ടുകളാണ് ഞാൻ കൂടുതലും കേക്കാറുള്ളത്. പിന്നെ മലയാളത്തോട് ചെറിയൊരു താല്പര്യം മാത്രമേ ഉള്ളൂ. പിന്നെ എടയ്ക്ക് ഹിന്ദിയും അങ്ങനത്തെ പാട്ടുകൾ തമിഴ് അങ്ങനത്തെ പാട്ടുകൾ ഒക്കെ കേൾക്കാറുണ്ട്. നിന്‍റെ പാട് എങ്ങനെ? നീ നിനക്ക് മലയാള പാട്ടുകളും, ഇംഗ്ലീഷ് സിനിമയിലുള്ള പാട്ടുകൾ ഒക്കെ ഇഷ്ടാണോ? എനിക്ക് പാട്ടുകളുടെ കാര്യത്തിൽ ആണെങ്കിലും സിനിമയെ പോലെ തന്നെയാണ് മലയാളം പാട്ടുകളോടാണ് കൂടുതൽ താൽപര്യം. കൂടുതൽ അപ്പൊ ഉപേഷിനു മൊത്തത്തിൽ സിനിമയിലെ കാര്യത്തിൽ ആണെങ്കിലും പാട്ടിന്‍റെ കാര്യത്തിലാണേലും ഇംഗ്ലിഷ് ഇതിനോടാണ് താല്പര്യം അല്ലേ. അതെ അതെ കൂടുതലും ഇംഗ്ലീഷ് ആയിട്ടാണ് എനിക്ക് കുറച്ച് ഞാൻ കുറച്ചു മുമ്പ് ഒക്കെ CBSE യിലും അങ്ങനത്തെയൊക്കെ പഠിച്ചപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് പരമായിട്ട് ആ നല്ല കുറച്ച് വിജ്ഞാനവും കുറച്ച് knowledge ഒക്കെയുണ്ട്. അതിനനുസരിച്ചാണ് ഞാൻ കൂടുതലും എന്‍റെ ഒഴിവുസമയങ്ങളൊക്കെ ചെലവഴിക്കാറ്

പിന്നെ വേറെ വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ ഈ പാട്ട് കേൾക്കാറ് അല്ലെങ്കില് സിനിമ കാണുക അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വേറെ ഇങ്ങനെ ഈ ലോക്ക് ഡൌണിന്‍റെ കാലത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ ഗെയിം ഒക്കെ കളിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെയില്ല. ഉപേഷ് എങ്ങനെയാ ഗെയിം ഒക്കെ കളിക്കുന്ന കൂട്ടത്തിലാണോ? ഇപ്പൊ അങ്ങനെ ഗെയിം ഒന്നും കളിക്കാറില്ല മുമ്പൊക്കെ നല്ല കുറച്ച് അഡിക്ഷന്‍ ഒക്കെ ഉണ്ടായിരുന്നു ഗെയിമിനോടൊക്കെ. അപ്പോ ഈ പബ്ജി ഒക്കെ ഇല്ലേ?

അതേപോലെ ഗെയിം ഒക്കെയാണ് ആദ്യം ഞാൻ കളിക്കാറ് അപ്പോ പബ്ജി ഒക്കെ നല്ല അഡിക്റ്റ് ആയിരുന്നു കുറെ ഫ്രണ്ട്സിനായിട്ടു ഒക്കെ കൊറേ കൊറേ പരിചയമുണ്ടാക്കാൻ പറ്റി. നീയെങ്ങനെ പബ്ജി കളിക്കാറുണ്ടായിരുന്നോ? ആഹ് ഞാൻ അങ്ങനെ ഏർ വലിയ പ്ലെയര്‍ ഒന്നുമല്ല എങ്കിലും ആ ലോക്ക് ഡൌണ്‍ ടൈമില്‍ തന്നെ എല്ലാ ദിവസവും തന്നെ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഞാനും അതിന് അഡിക്റ്റ് ആയിരുന്നു എന്നു വേണമെങ്കിൽ പറയാം. ഒരു പരിധിവരെ പിന്നീട് ലോക്ക് ഡൌണ്‍ മാറിയപ്പോൾ അത് പയ്യെ നിന്നു. ആണല്ലേ. ഞാനും അതെ. ഞാനും അതേപോലെ തന്നെയായിരുന്നു അങ്ങനെ ലോക്ക് ഡൌണ്‍ ഒക്കെ ആ ഒരു സമയത്തൊക്കെ പോയപ്പോൾ ഈ പബ്ജി കളി അങ്ങനെയൊക്കെ കൂടുതലും അതിന്‍റെ ഒരു ഇത് മാറി വേറെന്തെങ്കിലും ഗെയിം കളിക്കാൻ ഉണ്ടായിരുന്നോ? ഏർ ലാപ്ലാപ്പിലോ അങ്ങനെ ലാപ്ടോപ്പിലോക്കെ.

ആണല്ലെ.

ഞാൻ അതേപോലെ അങ്ങനെ ലാപ് ടോപ്പ് ഇങ്ങനെ അടുത്ത് മേടിക്കുമ്പോ ആഹ് കൊറേ കൊറച്ച് ഒക്കെ ഞാൻ കളിക്കാറുണ്ടായിരുന്നു.

ഉം എന്‍റെ കാര്യോ അങ്ങനെ തന്നെയായിരുന്നു. ഉം പിന്നെ അമല് ഈ ബുക്കില് ബുക്ക് വായിക്കുന്നതിനോട് താല്പര്യം എന്താണ് ബുക്ക് വായിക്കൽ പൊതുവേ കുറവാണ്. താല്പര്യകൊറവൊന്നുമല്ല. പിന്നെ അങ്ങനെയൊരു താല്പര്യം കുറവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു.

വായിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഒന്നും ഞാൻ അങ്ങനെ വായിക്കാറില്ല പറയാം മുമ്പൊക്കെ ഇംഗ്ലീഷ്, മലയാളം ഒക്കെ കുറച്ച് വായിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ വായിക്കാറില്ല. എന്ത് വച്ചാല് ഇപ്പോഴ് ഇന്‍സ്റ്റാഗ്രാമ് അങ്ങനത്തെ ഒരുസോഷ്യല്‍ മീഡിയാപരമായിട്ടുള്ള കുറെ ഇതൊക്കെ വരുമ്പോൾ നമ്മള് ന്യൂസ് വായിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ന്യൂസ് കൂടുതലും ഇങ്ങനത്തെ ഒരു പ്ളാറ്റ്‌ഫോമില്‍ ആയിരിക്കും കൂടുതൽ നമ്മള് ആഹ് കേൾക്കാറ്.

അപ്പോ ഈ ഇന്‍സ്റ്റാഗ്രാമിന്‍റെ ഉള്ളിലുള്ള ന്യൂസ് ഒക്കെ അല്ലേ കൂടുതലും നിങ്ങളും കേക്കാറ്. അതെയതെ ഞാനും ടിവിയിൽ ഒക്കെ ന്യൂസും കാര്യങ്ങളും കണ്ടിട്ട് വർഷങ്ങളായി. എല്ലാ കാര്യങ്ങളും ഇപ്പോ ഇന്‍സ്റ്റായിലും മറ്റു സമൂഹമാധ്യമങ്ങളിലൂടെയും നമുക്ക് കിട്ടും. അപ്പൊ പിന്നെ വെറുതെ ടിവി ഓണാക്കി ന്യൂസ് ഇരുന്നു കാണേണ്ട കാര്യമില്ലല്ലോ. അതേയതെ.

ആഹ് ആഹ് ശരിയാണ് എന്‍റെ വീട്ടിലുള്ള എല്ലാവരും ഇതേപോലെ തന്നെ.

ആഹ് പിന്നെ മുതിർന്നവരുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അവരെ ചെറുപ്പകാലം തൊട്ടേ ഇങ്ങനെ പത്രം ഒക്കെ വായിച്ച് ശീലിച്ചു വരുന്നതുകൊണ്ട് അവർക്ക് അതിൽ നിന്നും മാറാൻ വലിയ പാടായിരിക്കും. നമ്മക്ക് അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ ഒരു നമ്മൾ ഒരു ചെറിയ പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ ഫോണിലേക്ക് ഫോണിന്‍റെ ഉപയോഗം ഫോണിന്‍റെ ഉപയോഗത്തിലേക്ക് മാറിയവരാണ്. നമുക്കങ്ങനെ പത്രത്തിനോട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്‍റ് വരില്ല. അതേയതെ ശരിയാണ്. പിന്നെ വേറെ എന്തൊക്കെ?

ആണില്ലേ? ഉം കിട്ടുന്ന സമയം വെറുതെ വെറുതെ കളയാതെ യൂസ്ഫുള്‍ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ട് പ്രത്യേകമായി നമ്മള് മാറ്റിവെച്ചു കഴിഞ്ഞാല് നമുക്കത് ഭാവിയിൽ വല്ലാണ്ട് ഗുണകരമായി മാറും. ഹും ഉം ഞാനും അങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ഏർ കൊറേ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് ആ ഒരു സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ആവശ്യമുള്ളതൊക്കെ കൊറെ മനസ്സിലാക്കാറുണ്ട്.